ഞാന് മിനിഞ്ഞാന്ന് വന്നിരുന്നു മുഹമ്മദ് ഓർമ്മണ്ടോ?

ഒരു മൂന്നു മൂന്നരയായിട്ടിണ്ടാകും വന്നപ്പത്തിനും അടക്കാൻ നിക്കയാരുന്നു പിന്നെയങ്ങ് നാളെവരാൻ പറഞ്ഞു. ഓക്കേ അപ്പൊ ഓർമ്മല്ല വന്നാവശ്യം?

ആഹ് ഞാൻ വിളിച്ചേ ആഹ് ഞാൻ വന്നതെന്തിന്ച്ചാല് ന വ വളണ്ടാവില്ലേ? കൃഷി ഇറക്കുമ്പേ ഇണ്ടാവണ വളം

വളം വളം കയിനീക്കുണു

ആ ആ ഓ കൈനോ? ഞാനയിൻ്റെ സബ്‌സിഡിയായിട്ട് സർ എൻ്റടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു അതിണ്ടാരുന്നു ഓക്കേ നമ്മളെ പഞ്ചായത്തിത്തെ എല്ലാര്നേം വിളിച്ചിരുന്നു.പക്ഷെ വളം കൊറേ ആവശ്യക്കാര് വന്നപ്പോ അങ്ങനെ കയിഞ്ഞിക്കുണു

ഓ വളം കയിഞ്ഞിക്കാണിപ്പോഞാനിപ്പോ എങ്ങനാ?

പഞ്ചായത്തിലൊക്കെ കൃഷി നല്ലോം കൂടണുണ്ട് അപ്പൊ കൊറേ ചെറുപ്പക്കാരൊക്കെ അയിന് മുന്നിട്ട് വരുന്ന്

വളം കുറെ ചെറുപ്പക്കാരന്യപ്പൊക്കൂടുതല് വാങ്ങണ്.പണ്ടത്തെ പോലൊന്നല്ല

ആ ഇനി അടുത്തമാസം രണ്ടാന്തിൻ്റെ ഉള്ളിലൊക്കെ വന്നാ വേഗം കിട്ടൂ വളം പ്പ എല്ലാ മാസവും

വന്നഞ്ചു ദിവസത്തിനുള്ളിൽ തീരാണ് നമ്മള് പഞ്ചായത്തെല്ലാര്നേം അറിയിക്കണ്ട് വളം വരുന്നത് പക്ഷേ വന്നാ പെട്ടന്ന് തീര്യാണ്. ആ സാറെ ഞാന് എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചുനോക്ക് ഞാന്പ്പ ഈയൊരു മാസം കൃഷിയെറക്കാനും വേണ്ടീട്ട് രാ രണ്ടുമൂന്നു മാസംമുൻപ് ഒരുങ്ങിവെച്ചതാരുന്നു. ഇതിപ്പോ ഇനി വളവില്ലാതെ ഇനിപ്പോ ഞാന് ആ രാസവളങ്ങളൊക്കെ വാങ്ങിട്ട് അടിച്ചിക്കാണെന്നുണ്ടെങ്കില് ആഹ് ഒരു

നമ്മളെ അഹ് അപ്പറ്ത്ത്ള്ള രണ്ട് മൂന്നു പഞ്ചായത്ത്‌ന്നുമായി ബന്ധപ്പെട്ട് നോക്കാ സാനണ്ടോന്ന് ഇണ്ടെങ്കി നമ്മളറീക്കാം

അതേ അതന്നാണ് പറഞ്ഞിക്ക് ബന്ധപ്പെട്ടോക്ക് ന്ന്ട്ടതൊരു പ

ക്ക് നിങ്ങക്ക് തരാൻ തന്നാണ് താല്പര്യം പക്ഷേ ഇല്ലായിട്ടാണ്. അല്ലേ സാറ് ഞങ്ങടെ അവസ്ഥയൊന്നോക്കി നോക്ക് ഞങ്ങല്ലെങ്കിത്തന്നൊരു കൃഷി എറക്കുമ്പോ ഞങ്ങക്കിള്ളെയൊരു നൂറുനൂറായിരം പ്രതിസന്ധികളാ ഞങ്ങടെ മുമ്പിലുള്ളെ

എം മ്മ അതായത് മ്മാൻ്റെ സ്വന്തക്കാർടെ പെരേലെക്ക് അവടെ ഒരു പഞ്ചായത്തിലേക്ക് എപ്പഴും എല്ലാ സമയോം വളം കിട്ടുന്ന്ണ്ട് അവടെയെല്ലാ കൃഷിയുടെ ഉപകരണങ്ങളും നൽക്ന്നിണ്ട് സാറവടെ അത്ര ഏഹ് കൊ കൊറവായത് കൊണ്ടാരിക്കും നിങ്ങള് മനസ്സിലാക്കണം. പക്ഷേ സാറെ അവടെ ഒരുപാടാളുകൾ കൃഷി എറക്കുന്നുണ്ട് എന്നിട്ടും അവട്ക്ക്‌ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ ഈയൊരു ഏഹ് കൃഷിക്കാര് വേ വളരെവല്യ പ്രതിസന്ധിയാണ് നേരിട്ടോണ്ടിരിക്കണ് ഈയൊരു കാലഘട്ടത്തില് നമുക്കറിയാല്ലേ അമ്മള് ഏറ്റവും കൂടല് ആശ്രയിക്കണെയീ തമിഴ്‌നാടിനെയാണ് ഈയൊരു കൃഷിയുടെ ആവശ്യങ്ങൾക്കക്ക് വാണ്ടീട്ട് അല്ലേ? അപ്പൊ ഈ കേരളത്തിൻ്റെത് കൃഷിയെ സർക്കാര് പ്രോത്സാഹിപ്പിച്ചാലല്ലേ ഞങ്ങൾക്ക് ഈ കൂടുതല് കൃഷി ചെയ്യാന് ഞങ്ങടെ ആള്കൾക്കു മുന്നിൽ സംരംഭങ്ങള്

ന്റെ സർക്കാര് നല്ല പ്രോത്സാഹിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ? അതന്ന്യാണ് എല്ലാ പ്രാവശ്യോം പറയുന്നത് വോട്ട് കിട്ടുമ്പളും ഞങ്ങളോട് വന്നു പറയും കൃഷി ഞങ്ങള്

ഈ കയിന വർഷമിറക്കിയതിനെക്കാൾ എത്രയോ എരട്ടി ഞമ്മള് ഈ കൊല്ലം എറക്കുന്നുണ്ട് പക്ഷേ അത് ആ ആവശ്യക്കാര് കൂടുന്നത് കൂടുന്നതനുസരിച്ച് കൊറഞ്ഞു പോവുകയാണ്. അതെന്തു വർത്താനാണ് ഞങ്ങളാവശ്യക്കാർക്ക് കിട്ടാതെ ഇങ്ങള് അനാവശ്യായിട്ടൊരുപാട് കമ്പനികള് വളം കൊണ്ടുപോയിട്ട് ഞാനറിഞ്ഞിട്ടുണ്ട് സാർ ഞമ്മടെ പഞ്ചായത്തിലങ്ങനൊന്നും നടക്കുന്നില്ല. അല്ലയ് അല്ലയിന് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് പോയത് അപ്പൊ ഞങ്ങ

സാർ ഞമ്മടെ പഞ്ചായത്തിലഞ്ഞൂറിലേ പ അധികം ആവശ്യക്കാരുണ്ട്. ഇനീപ്പോ ഇ ഞാന് ആഹ് കൃഷി ചെയ്യണേ നമ്മടെ ഏഹ് സുശാന്തിൻ്റെ കൃഷിസ്ഥലത്താണ് അവടുക്ക് ആദ്യം പാട്ടം കൊടുക്കണ്ടേന്.

സാറെ നമ്മക്ക് എല്ലാ കർഷകരിൻറേം അവസ്ഥ ഞാനവിടുന്ന് ആ ആഹ് ഭൂമി ആ ഭൂമി ഞാൻ പാട്ടത്തിനെടുത്തിട്ടതവിടെ കൃഷി ചെയ്തിട്ടാണ് നിങ്ങക്ക് കിട്ട്വ ഞാനെറക്കണെൻ്റെ പകുതിപോലും നിക്ക് കിട്ടുന്നില്ല.

എല്ലാ കർഷകരിൻറേം അവസ്ഥ ഇതുപോലെത്തന്നെയാണ് നമ്മടെ പഞ്ചായത്തിത്തന്നെ

കൊറേ എന്തന്നെയാ ഒരുപാട് കോള് വന്നിരുന്നു.

കരഷകർക്കാണെങ്കി ഒരുപാട് സബ്‌സിഡികളെറക്കിയും മറ്റേതെറക്കി സാറെ നമ്മളെല്ലാര്ക്കും എറക്കണ്ട് പക്ഷെ എല്ലാവരിലേക്കും എറക്കാൻവേണ്ടി ഇനിയും ന്ന അ അടുത്ത പ്രാവശ്യാവുമ്പോ അടുത്ത തവണ എറക്കുമ്പോ ഇതിനേംകാട്ടും കൂടുതലെറക്കണം കാരണം ആവശ്യക്കാര് കൂടുവല്ലേ?

കൂടുതലെറക്കുന്നു കൂടുതലെറക്കുന്നു ഇതെന്താ ഞങ്ങക്കെത്താത്തയെന്താ സഹോ നിങ്ങള്ക്ക് കയി കയിനമാസായിട്ട് കയിനമാസം ഞങ്ങള് തന്നിരുന്നല്ലോ ഓർമ്മയില്ലേ?

സാർ തന്നിട്ടുണ്ട് നമ്മളെ കണക്കിലുണ്ടല്ലോ ലാസ്റ്റ് വാങ്ങിയിരുന്നല്ലോ താങ്കൾടെ ഭാര്യ.ഓർമ്മയില്ലേ? എൻ്റെ ഭാര്യയോ ഭാ ഡിയെ ഡിയേ

നീ വാങ്ങിയിരുന്നോ? ഏഹ് വളം വാങ്ങിയിരുന്നോ കയിനപ്രാവശ്യം? ആ അത് കൊ നൂറ് ഗ്രാമേ കിട്ടീട്ടുള്ളൂ സാർ സാർ നൂറ് ഗ്രാമല്ല നമ്മള് മൂന്ന് ചാക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഞങ്ങടെ കണക്കിലുള്ളത് ഭാര്യയോടൊന്നത് ചോദിച്ചുനോക്കൂ. ഈ എന്ത് സാർ ഇപ്രാവശ്യാണ് കൃഷിയെറക്കാനുദ്ദേശിച്ചേക്കണേ ആ വളൊക്കെ അപ്പെ നശിച്ചു പോയിട്ടിണ്ടാകും സാർ ഞമ്മലങ്ങനെ കയിഞ്ഞപ്രാവശ്യം ലഭിക്കാത്ത കൊറേ ആൾക്കാരിക്ക് ഇപ്രാവശ്യം ആ ഈ പ്രാവശ്യം ആദ്യം കൊടുത്തു ആ ഇനി അടുത്ത പ്രാവശ്യം താങ്കളെപ്പോലുള്ള ന് ഞമ്മള് ആദ്യം തരും നം ഡേറ്റാവുക അഞ്ചാംന്തി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ?

സർക്കാരിന്ന് പഞ്ചായത്തിക്ക് വളമെത്തും അന്ന് തന്നെ ഇവടെത്താൻ നോക്കണം അങ്ങനാണെങ്കി ഞങ്ങളാദ്യം തരും.

ആവശ്യത്തിനനുസരിച്ചിട്ട് . അതെ എല്ലാവരുടേം അവസ്ഥ ഇതന്ന്യാണ് സാർ വളരെ കഷ്ട്ടവുവാണ്ട്ടോ സാർ ഞങ്ങളെ ഈ കർഷകരുടെ ഈ ഇങ്ങളെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ പറഞ്ഞാമതി പക്ഷേ ഞങ്ങള് കർഷകർടെ ജീവിതം എത്ര തവണ ഒന്ന് കാണാ നേരിട്ട് വന്ന് കണ്ടു മനസ്സിലാക്കുന്നതാണ് സാറിന് സാർ ഞമ്മക്കറീണാ ഞമ്മളീ ഫീൽഡിത്തന്നെ വർക്ക് ചെയ്യണ ആളല്ലേ ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾടെ വികസനങ്ങളൊന്നും കേൾക്കാനിവിടെ ആരുവില്ല സാർ നമ്മളിത്രയും നേരം കേട്ടത് അത് തന്നെയല്ലേ?

ഞമ്മളിതിനൊരു പരിഹാരം താങ്കളുടെ മുന്നില് വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കാ എന്തായാലും ഏ?

ശരി അടുത്ത മാസം അഞ്ചാന്തി ഇവിടെത്തും അപ്പത്തിനും എത്താൻ നോക്കണം